അതെ. നല്ല കളി. കേരള കളിച്ചത്. പിന്നെ നല്ല ഒരു സമ്മർദ്ദം ചെലുത്തീട്ട്ണ്ട്. അതെ. സമ്മർദ്ദം കൊണ്ടൊള്ളൊരു കളിയേഞ്ഞ് യ യാ യാതൊരു തെറ്റുവതില് വന്നീല കളിച്ചേലിവര്. അങ്ങനാ ഉം അതെ അവസാന നിമിഷങ്ങളിലൊക്കെ വളരെയധികം. അ നെഞ്ചിടിപ്പിങ്ങനെ കൂടേണ് കളി വിസില് വിളിക്കുന്നുവില്ല. കളി കയ്യുന്നുവില്ല. അനുവദിച്ച അനുവദിച്ച സമയോം കഴിഞ്ഞീണ്. പിന്നേം പൂവല്ലേ? മൂന്ന് മിനിറ്റധികം വരേം ചെയ്ത്. അതെയതെ. അവസാനൊക്കെ നെഞ്ചിടിപ്പ് വല്ലാതായിരുന്നു. ഏഹ് പിന്നെ. ആഹ് പറയാണ്ടോ? എന്തായാലും ജയിച്ച്. അതെ അയ്യോ. കളി ജയിച്ചു. ഇതൊന്നല്ല ഇനി നാളെ തൊടങ്ങല്ലേ? നാളയ്ക്ക് അതെയതെ. അതെ നാളെ നാളെ ലോകകപ്പ് ഓഹ്. ഉം ലോകകപ്പപാരേരിക്കും.

ഉം ഉം. എത്ര നല്ലൊരു പണം ചെലവഴിച്ചിട്ട്ണ്ട് ഖത്തറ്. ശെരിയാ. ഖ അതെയതെ. ഇപ്പം നടത്തുന്ന ലോകകപ്പ് നടക്കുന്നതിൽ വെച്ചേറ്റവും എന്താ പറയാ ചെലവേറിയ ലോകകപ്പ് ഖത്തറ്ത്താ. ഉം. അഹ് അതെയതെ അതും ചെറിയ തോതിലല്ല. വളരെ വലിയ നല്ല പൈസ ചെ മൊടക്കിയേണ് ഇപ്പ്രാവശ്യത്തേത്.

ഊഹ് നാല് കൊല്ലത്തിന്റെടക്ക് വര്ന്നതല്ലേ, അയിന്റാവേശാ. അതെ. എന്തായാലും നല്ല ഇപ്പ്രാവശ്യം നല്ല ഇത്ണ്ട് എതിരാളികളിണ്ട് എല്ലാർക്കും. അതെയതെ. എല്ലാരും നല്ല ആഹ് ആഹ് കളിക്കുന്നവരങ്ങനാണ് യോഗ്യത കിട്ടിയതന്നെ നല്ലോണം കളിക്കുന്ന കളിക്കാര്ക്കാ. ഉം. അത് അത് എല്ലാ ടീമും നല്ല കട്ടക്കിള്ള ഏഹ് ഉം കളിക്കാരെ എറക്ക്ന്നേ ഇപ്രാവശ്യാണ്. അങ്ങനെ നല്ല ചാലഞ്ച്, നല്ല സമ്മർദ്ദിണ്ടാവും.

അതെ അന്നിന്ത്യേന്റെ കൊടി പിടിക്കും. ഉം അന്ന് ബാക്കിയൊള്ള എല്ലാ രാജ്യങ്ങളേം വിടൂന്നല്ലേ? നമ നമ്മക്കും വരുവൊരു കാലം. ആഹ് ആഹ് അതെ. അതെ. അതങ്ങനാണ്. ഏഹ് അത് ഏഹ് ശെരിക്ക് എ ആഹ് ഇപ്പഴത്തെ പുതിയ തലമുറകൾക്ക് അഹ് ഇന്ത്യ അവസരൊരുക്കണം. അയിന് ഓരോ വിദ്യാലയങ്ങളിലായാലും മറ്റ് കാര്യങ്ങളിലായാലും കായികത്തില് ശ്രദ്ധ കേന്ത്രീകരിക്കണം. അത് എഹ് മുൻ പെട്ടെന്ന് ഞമ്മക്ക് എത്തിച്ചേരാൻ കഴിയൂന്ന്ള്ളതാണ്. കാരണം ഇത്രയും കൂടുതൽ ജനസംഖ്യിള്ള

ഒര് രാജ്യത്ത് നിന്ന് ഒരു നല്ലൊരു ടീമിനെ വളർത്തിയെടുക്കാന്ന് പറയുന്നത് അത്ര കടുപ്പമേറിയ കാര്യായിരിക്കൂല. അതൊന്ന് ഗവൺമെന്റൊരുങ്ങണം. അതെ എല്ലാ കലാലയത്തിലും അതിന്റേതായ കാര്യങ്ങള് അത് തൊടങ്ങിവെക്കണം. ഇവടെന്ത് ഇവടൊരു ഏഹ് പിന്തുണേയില്ലല്ലോ.

അതെ. അത് പിന്തുണ ലഭിക്കാണെങ്കില് എല്ലാ രംഗത്തും ഓ ഓ കായിക രംഗത്ത് വളരെയധികം മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് സാധിക്കുംന്നിള്ളതാണ്.

പക്ഷെ ബാക്കീള്ള രാജ്യത്തിനെ വെച്ച് നോക്കുമ്പോളും അങ്ങനല്ല. പ്രത്യേകിച്ച് ഇന്ത്യ. ഉം. ഉം ഞാന് പറഞ്ഞ് കേട്ടതാണ് ജപ്പാൻല് ഏഹ് ആറാം തരം വരെ ഏഹ് പടിയേ പഠനില്ലാന്ന്ള്ളതാണ്. അതായത് കായികവായിട്ട് ബന്ധപ്പെട്ടത് മാത്രം പഠിപ്പിക്കുന്നൊരു രീതി.

അതൊക്കിന്ത്യേല് വരാണെങ്കില് വളരെയധികം ആഹ്‌ അവര് പറഞ്ഞതിങ്ങനാണ് അതായത് ആറ് മുതല് പഠിച്ചാ മതീന്ന്ള്ളതാണ്. കാരണം അവിടന്നാണ് പ്രായം തലച്ചോറ്. അത് വരെ അത് നല്ല രസാവേഞ്ഞു. കുട്ടികൾക്കായാലും നല്ല രീതീലവർക്ക് ഉം ക ശാരീരികായിട്ട് മുന്നോട്ട് പോവാ. മുന്നോട്ട് പോവാ. നല്ല ഇതേ പോ അവർക്ക് നല്ലൊരു ഉ ഉണ്മേഷോണ്ടാവും, നല്ല സ്വഭാവം അതിവടെ വളർത്തിയെടുക്കാൻ കഴിയും. പക്ഷെ ഇവടതൊന്നും പറഞ്ഞിട്ട് കാര്യില്ല. കായിക രംഗത്തിവടെ വട്ട പൂജ്യാണ് എന്തരായാലും. അയില് കൊറേയധികം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു അത് കഴിയുന്നുള്ളതാണ് സത്യം. ഇവടെ രക്ഷിതാക്കളാണ് പ്രശ്നം. അവരാണ് അവര് കുട്ടികളെ പിടിച്ച് നിർത്തി പഠിപ്പിക്കുന്നതാണ്. അത് കുട്ടികളെ കുട്ടികളെ ഇഷ്ടപ്രകാരവരെ വിടുന്നില്ല. അതാണ് ഒരു പ്രശ്നം വരുന്നേ. അല്ലേ? അവര് അവരെന്ത് പറയുന്നോ അത് ചെയ്യണം. ആഹ് അത് ആഹ് അത് അതെ. അതെയതെ. എന്തായാലും അഹ് ആഹ് നല്ലതൊക്കെ വരും നല്ലൊരു നാള് പ്രതീക്ഷിക്കാം ഇന്ത്യക്ക്. അതെ.

ഞാന് ഏഹ് ഇന്നലെ ഇന്നലെ മിഞ്ഞാന്നോ ആഹ് ഇന്നലെ ഒരു എഹ് കളിക്ക് പോയി സുൽത്താൻ ബത്തേരി. ഏഹ് പക്ഷെ കളി തോറ്റ്, പക്ഷെ നല്ല ആവേശം കൊള്ളിക്കുന്ന കളിയേഞ്ഞ് രണ്ട് പേരും കളിച്ചെ. വടക വടകര ടീമിനോടേന് കളി ക്രിക്കറ്റ്.

അവരും നല്ല ടീമായിരുന്നു. കളിച്ചൊരവസാനത്തയിലേക്ക് കൈ വിട്ട്. അതൊക്കെ വെറുതെ ച്ചാ കളികളിനി അതെ.

ഉം ഉം. എന്നാ ശെരി. ശെരി. ഓക്കെയോക്കെ.